എടോ തനിക്ക് ഈ ഇടയ്ക്ക് കുറച്ച് ആരോഗ്യപ്രശ്നങ്ങൾ ഒക്കെ വന്നു എന്ന് അറിഞ്ഞായിരുന്നല്ലോ. അത് ഈ ഭക്ഷണശൈലി കാരണം വന്ന രോഗങ്ങൾ ആയിരുന്നോ? ആ അതെ. ഭക്ഷണശൈലി കൊണ്ടാണ് വന്നതെന്നാണ് പറഞ്ഞത്. ഞാൻ ആശുപത്രിയിൽ പോയി കാണിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കൊളസ്ട്രോൾ കൂടുതലാണ് ഭക്ഷണം നിയന്ത്രിക്കണം എന്നു പറഞ്ഞായിരുന്നു.

ഭക്ഷണരീതിയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ രാവിലെ ആണെങ്കിൽ പോലും നല്ല പോഷകാഹാരങ്ങൾ ഉള്ള ഭക്ഷണം ആണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്കും നമ്മൾ മിതമായിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. നേരത്തെ കഴിച്ചിരുന്ന പോലെയല്ല. നേരത്തെ നമ്മൾ അങ്ങനെ ഭക്ഷണകാര്യത്തിൽ ഒന്നും അത്ര ശ്രദ്ധിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ആണെങ്കിലും മിതമായിട്ടേ കഴിക്കത്തുള്ളൂ. രാത്രി ആണെങ്കിൽ പോലും ഭക്ഷണം പരമാവധി ഒഴിവാക്കും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചു ഭക്ഷണം കഴിക്കും.

അഥവാ അധികം വിശക്കുകയാണെങ്കിൽ പച്ചക്കറി അരിഞ്ഞു കഴിക്കും. ആണല്ലേ? അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ആണ് ഇപ്പൊ ആഹ് ഉപ, മാറ്റിനിർത്തിയത്? ഭക്ഷണം മാറ്റി നിർത്തിയിരിക്കുന്നത് ഒന്ന് മാംസാഹാരങ്ങൾ പൂർണ്ണമായിട്ടില്ല പരമാവധി ഒഴിവാക്കാൻ പറഞ്ഞു. പിന്നെ മീൻ കഴിക്കുന്നതിൽ കുഴപ്പമില്ല. എങ്കിലും പരമാവധി മാംസാഹാരങ്ങൾ മാറ്റി കുറച്ചുനാളത്തേക്ക് പച്ചക്കറി മാത്രം കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ ഇറച്ചി കൂടുതലായിട്ട് ഒഴിവാക്കി. അഥവാ കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം കോഴിയിറച്ചി കഴിക്കും, മീൻ വാങ്ങി കഴിക്കും. പിന്നെ എന്താ പറയുക എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള ഭക്ഷണം ഒക്കെ പൂർണമായിട്ടും ഒഴിവാക്കി.

ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം ഈ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒക്കെ ആയിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് കൂടുതലും.

ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. പിന്നെ നമ്മുടെ ആരോഗ്യം ആണല്ലോ പ്രധാനം. അതുകൊണ്ട് കുറച്ചുനാളത്തേക്ക് ഭക്ഷണം നിയന്ത്രിച്ച് കൊളസ്ട്രോൾ ഒക്കെ പഴയ രീതിയിൽ ആകുന്നതുവരെ അങ്ങനെ മുന്നോട്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ താല്പര്യം കുറഞ്ഞ ഭക്ഷണം, വിഭവങ്ങളൊക്കെ ഏതൊക്കെയാ?

ഇലക്കറികൾ അതിനോടൊന്നും അത്ര താല്പര്യം ഉണ്ടായില്ല. പക്ഷേ പിന്നീട് വന്നപ്പോൾ അത് മാറി. ഒരു പരിധിവരെ ഒക്കെ മാറി. ഇപ്പോൾ ഞാൻ പച്ചക്കറി ഒക്കെ കഴിക്കാൻ. പച്ചക്കറികൾ ഒക്കെ തന്നെയാണെങ്കിലും നല്ല രുചിയുള്ള രീതിയിലുള്ള കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കും. ആ ആ. അപ്പോൾ നമ്മുടെ ഈ പണ്ടത്തെ, പണ്ട് കാലത്തിലെ ഭക്ഷണ രീതിയും ഇപ്പോഴത്തെ കാലത്തിലെ ഭക്ഷണ രീതിയും തമ്മിലുള്ള ഒരു വ്യത്യാസം, നല്ല രീതിയിൽ ഉള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം?

പഴയകാലത്തെ ഭക്ഷണ രീതി നല്ലരീതിയിൽ മാറിയിട്ടുണ്ട്. കാരണം പണ്ട് വീട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ പുട്ട്, ദോശ, ഇഡലി ആ ഒരു രീതിയിൽ മാത്രം ഉള്ള ഭക്ഷണങ്ങൾ അല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്? പിന്നെ വീട്ടിലാണെങ്കിൽ മിക്കവാറും രാവിലെ ഒക്കെ കഞ്ഞി ആയിരിക്കും. നമ്മൾ പഴങ്കഞ്ഞി കഴിക്കുന്ന ശൈലി ഒക്കെ ഉണ്ടായിരുന്നു. തലേ ദിവസത്തെ ചോറ് എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം മോര് ഒക്കെ കൂട്ടിയിട്ട് പഴങ്കഞ്ഞി കഴിക്കുന്ന ഒരു ശൈലി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടക്കാലത്ത് വെച്ച് അത് മാറി. കാരണം നമ്മൾ നഗരത്തിനകത്തേക്ക് വന്നു. എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോ അവിടെ നമ്മൾ പുറത്തുനിന്ന് ആണല്ലോ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്.

നമ്മൾ തിരിച്ചു പോക്കാണ്, പഴയകാല ഭക്ഷണത്തിലേക്ക്. ഇപ്പോഴാണ് എങ്കിലും നേരത്തെ നേരത്തെ പല ഭക്ഷണശാലകൾ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഈ ചോറ്, പൊതിച്ചോറ്, അങ്ങനെ പഴങ്കഞ്ഞി, കഞ്ഞിക്കടകൾ, അങ്ങനെ പഴയ കാലത്തേക്ക് ഒരു തിരിച്ചുപോക്ക് കാണാറുണ്ട്

ഭക്ഷണശൈലി തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ആവുന്ന രീതിയിൽ ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആരോഗ്യം ആയിട്ടുള്ള ഭക്ഷണം ആയാലും, പിന്നെ നമുക്ക്, എന്താ പറയുക, ആരോഗ്യം ആണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ധനം. അപ്പോ അത് ഇല്ലാതെ കാര്യമില്ലല്ലോ. അതെയതെ. അപ്പൊ തന്റെ ലൈഫിൽ ആണെങ്കിലും ഇതേപോലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതെ തീർച്ചയായിട്ടും. ഞാൻ അറിയുന്നത് തന്നെ ഈ പറഞ്ഞപോലെ കുറച്ചു നാളായിട്ട് ചെറിയ ചെറിയ ആരോഗ്യപ്രശ്നങ്ങൾ ഒക്കെ കാണുമ്പോഴാണ്. അപ്പോ അങ്ങനെയാണ് ആശുപത്രിയിൽ പോകുന്നത്. അപ്പോഴാണ് പറയുന്നത് ഈ ഭക്ഷണശൈലി കൊണ്ടുള്ള അസുഖങ്ങളാണ്. കൂടുതലും ഭക്ഷണശൈലികൾ ഉള്ള അസുഖങ്ങൾ ആണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് നിയന്ത്രിച്ച് കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ മാറ്റാം എന്നുള്ള രീതിയിൽ പറഞ്ഞു.